എന്തൊക്കെയാണ് നിങ്ങടെ വിശേഷങ്ങള് ?

ആ ഞാൻ അന്വേഷിച്ചിരുന്നു. നിങ്ങള് ഞമ്മള് അന്ന് അന്ന് നമുക്ക് മൊബൈലില് ഒരു മെസേജ് ഒരു ഇൻഫർമേഷൻ വന്നതായിരുന്നു ഇതിനെ കുറിച്ച് ഏത് തരം രക്ഷാബോധമായിരുന്നു അത്? അങ്ങനെ ഒരു അങ്ങനെ വിവരം കിട്ടിയതായിരുന്നു അല്ലേ ? ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ആയിരുന്നു. ആരോഗ്യ രക്ഷാബോധത്തെ കുറിച്ച്ആയിരുന്നു അത് ഉണ്ടായിരുന്നത്

അപ്പോ അത് അതിന്റെ ആരോഗ്യ രക്ഷാബോധം കൊണ്ട് ഉണ്ടാകുന്ന ഉപകാരങ്ങള് നിങ്ങള് അന്വേഷിച്ചോ? ആ നമ്മള് ഒരു ചെറിയ രൂപത്തിലൊക്കെ അതിന്റെ അന്വേഷണം നടത്തി. നമുക്ക് ഇവിടെ അടുത്ത് ഒരു ഞാനിപ്പോ അറിയാൻ കഴിഞ്ഞത് ഒരു രോഗിയുടെ കാര്യത്തിലായിരുന്നു. എന്റെ കുടുംബത്തിലുള്ള ഒരു രോഗിക്ക് രക്ഷാബോധം കിട്ടാന് ഏകദേശം ഓ ര മൂന്നു ലക്ഷം രൂപ അട്ടെൻ അപ്പോ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു കത്ത് വന്നിരുന്നു. രക്ഷാബോധവുമായി ബന്ധപ്പെട്ട് അപ്പോ ആ കത്ത് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് രക്ഷാബോധത്തിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ അടെൻ കിട്ടും എന്നുള്ള ഒരു ഒരു കാര്യമെനിക്ക് ഒരാൾക്ക് കിട്ടുന്നതാണോ? അതോ?

ഒരു കുടുംബത്തിന് അതെങ്ങനെ വർഷത്തിലാ അല്ലേ? വർഷത്തിലല്ല അത് ആ ഒരു കത്ത്മ്മല് ഒന്ന് കിട്ടുള്ളൂ എന്നാണ്.

അങ്ങനാ വരുന്നത്. അത്പോലെ അത്പോലെ വേറെ ഇപ്പോ വേറെയും രക്ഷാബോധങ്ങൾ കുറെയുണ്ടല്ലോ നമ്മളിപ്പോ അത് ആ എ ഗവൺമെന്റ് ഇന്റെ മാത്രമല്ല പ്രൈവറ്റായിട്ടും നിലവില് രക്ഷാബോധങ്ങൾ നാൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്വകാര്യ സ്വകാര്യ രക്ഷാബോധം അത് വേറെയുണ്ട്. നമ്മളിപ്പോ ഇതിൽ പല തരം ആ ഇനങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഇതിൽ ഈ ആരോഗ്യ രക്ഷാബോധത്തിന് പുറമെ തന്നെ വേറെയുമുണ്ട്. ആ വേറെയുമുണ്ട്. ജീവിത രക്ഷാഭോഗമുണ്ട്. ആ ഇതിപ്പോ അത് ആ അതിനൊക്കെ പുറമെ വാഹന രക്ഷാ

ആ വാഹന ഞാന് ഞാൻ കുറച്ച് കാലം ഇവിടെ ലെ ഒരു അക്ഷയ ജന്യസേവനകേന്ദ്രത്തില് വർക്ക് ജോലി ചെയ്തപ്പോ നമുക്ക് മനസ്സിലായത് ഈ ഒരു ഇതിനെ കുറിച്ച് നമ്മള് കുറെ നമുക്ക് അവിടുന്ന് ഒരു അറിവ് കിട്ടിയിരുന്നു. ആ അതിന് പലേ ഇനങ്ങളും അതിന് പലേ ഇനങ്ങളും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ആ അതേ നമ്മള് വാഹനങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഇതുണ്ടാകും അതിന്റെ കപ്പാസിറ്റിക്ക് അതിന്റെ എ ഇതിനനുസരിച്ച് വില കൊടുക്കേണ്ടിവരും

ഇത്ര തുക അടക്കേണ്ടി വരും. പിന്നെ അതേ പോലെ അത് തന്നെ പല ഇനങ്ങളിലും ഇപ്പോ ഒരു വ്യക്തിക്ക് ഒരു പെട്ടെന്ന് അപകടം സംഭവിച്ചാല് ആ വ്യക്തിക്ക് കിട്ടുന്നതുണ്ട് അതേ പോലെ വണ്ടിക്ക് വാഹനത്തിന് കിട്ടുന്നതുമുണ്ട് അതിന്റെ പുറമെ അതൊരു ഇനമുണ്ട് അല്ലാത്തത് വെറും ആ വ്യക്തിക്ക് മാത്രം കിട്ടുന്നത് അതുണ്ട് അല്ലേ?

അത് ഓരോന്നിന്നും അതിന്റേതായിട്ടുള്ള ഞാൻ ഇപ്പോ വാഹനങ്ങളില് നോക്കുകയാണെങ്കില് ഇപ്പോ ഇത്രയധികം ഇത്ര വർഷം കൂടുമ്പോ അടക്കണം എന്നുള്ളതാണ്. അപ്പോ ഓരോ വർഷം അടക്കണം എന്നുള്ളത് കൊണ്ട് എന്നാല് മൂന്ന് നാല് വർഷം കൂടുമ്പോ അത് ഇപ്പോ അതിന്റെ ഒക്കെ അളവ് കൂട്ടുക എന്നുള്ള ഒരു ഒരു അറിവ് കൂടെ അടുത്ത് കിട്ടിയിരുന്നു. എന്താണ് അങ്ങനെ ചെയ്താല് ഉണ്ടാകുന്ന ഉപകാരങ്ങൾ എന്തേലും അറിയുമോ ?

ഞാൻ മനസി ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോ ഒരു ഇത് പെട്ടെന്ന് പെട്ടെന്ന് ആണ് ഒര് വർഷം എന്നൊക്കെ പറയുമ്പോ നമ്മളുടെ അടുത്തു ബുദ്ധിമുട്ടുള്ള സമയങ്ങൾ വരുമ്പോ നമുക്ക് ചിലപ്പോ ഈ ഒരു വർഷത്തില് ബുദ്ധിമുട്ടുള്ള സമയത്ത് ആയിരിക്കും അടയ്ക്കാൻ വരിക അപ്പോ അതിൽ നിന്ന് നമുക്ക് കുറച്ച് കൂടി ടൈം കിട്ടുകയാണല്ലോ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് ഒരു പക്ഷം അത് ഒരു പക്ഷം പക്ഷേ മറ്റ് ഒരു പക്ഷം ആളുകൾക്ക് ഒരുമിച്ച് ആ ഒരു തുക ഇത് രണ്ടു മൂന്നു വർഷം വരുമ്പോ തുക കുറച്ച് കൂടാൻ ചാൻസ് ഉണ്ടല്ലോ അതിന്റെ അല്ല ഈ ഒരു ഇതിന് കൂടുതല് അളവില് കൂടുള്ളു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോ. ഒരു വർഷം രണ്ടായിരം ആണേ ആണെങ്കില് അടുത്ത വർഷത്തിന് നാലായിരം രണ്ട് വർഷം ആകുമ്പോ നാലായിരം ആയി മാറും. അതിപ്പോ ഞാന് പറഞ്ഞ് വരുന്നത് എന്താണെന്ന് വച്ചാല് ഇപ്പോ ഒരു വർഷത്തില് രണ്ടായിരം കൊടുക്കുന്നതും രണ്ട് വർഷത്തില് രണ്ട് നാലായിരം കൊടുക്കുന്നതും അത് വ്യത്യാസമുണ്ടല്ലോ? അത് ആ സമയത്ത് അയാള് ഈ നാലായിരം സംഘടിപ്പിക്കണം ഇതിപ്പോ ആ ഒരു

ഒരു വർഷത്തില് ഇയാള് രണ്ടായിരം സംഘടിപ്പച്ചാൽ മതി. എന്തായാലും നിങ്ങൾ ഇതുവരെ വാഹന രക്ഷാഭോഗത്തിനെ പറ്റിയും ജീവിത രക്ഷാ ഭോഗ സംഗതികളെ കുറിച്ച്ഒക്കെ പറഞ്ഞ് തന്നതിന് വളരെ നന്ദി ഉണ്ട്.